സ്പീക്കർ 1 നമസ്‌കാരം നമ്മടെ കലാലയത്തിൽ ഇ ഇപ്പൊ നടക്കുന്നത് തെരഞ്ഞെടുപ്പായതുകൊണ്ട്തന്നെ തിരഞ്ഞെടുപ്പിനെപ്പറ്റി സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യത്ത്
സ്പീക്കർ 1 തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമെത്രത്തോളം വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ.ആഹ് നമ്മടെ തിരഞ്ഞെടുപ്പുകൾ എന്നും ആഹ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പുലർത്തുന്നു എന്ന്
സ്പീക്കർ 1 നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. നോർമൽ അതെപ്പറ്റി എന്താണ് തോന്നുന്നത്?
സ്പീക്കർ 2 ആഹ് തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോ തന്നെ ലൈഫ് നമുക്ക് ഏറ്റവും വലിയൊരു
സ്പീക്കർ 2 നമുക്ക് കിട്ടുന്ന ഒരു അവകാശമാണ് നമ്മടെ

സ്പീക്കർ 2 തെരഞ്ഞെടുക്ക നമ്മക്ക് തെരഞ്ഞെടുക്കാൻ അല്ലെങ്കി ഗവൺമെന്റിനെ ഒരു സർക്കാരിനെ നമ്മളാൽ തെരഞ്ഞെടുക്കാനൊരു
സ്പീക്കർ 2 ഏറ്റവും വലിയൊരു അവകാശത്തിൻറെ ഒരു ഭാഗമായിട്ടൊള്ളൊരു കാര്യമാണല്ലോ ഇലക്ഷൻ എന്ന് പറയുന്നത്.

സ്പീക്കർ 2 അതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളും അതുപോലെതന്നെ വലിയൊരു

സ്പീക്കർ 1 അതേ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നമ്മളൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിലൊരു രാജ്യത്തിൻ്റെ പൗരനായിരിക്കെ ഏറ്റവും ഏഹ് നമ്മടെ ദ ദൗത്യമെന്നത് അല്ലെങ്കിൽ നമ്മുടെ കടപ്പാട്
സ്പീക്കർ 1 ഏഹ് ള്ളൊരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തുക എന്നത്. അതുപോലെതന്നെ ആഹ് നമ്മടെ ഇന്നത്തെ തലമുറ തിരഞ്ഞെടുപ്പുകളെപ്പറ്റി എന്തോരം
സ്പീക്കർ 1 ആഹ് ബോധവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നതുമൊരു ചോദ്യചിഹ്നമാണ്. കാരണം ആഹ് തിരഞ്ഞെടുപ്പുകളാകുമ്പോൾ തന്നെ സമ്മതിദാനാവകാശം
സ്പീക്കർ 1 രേഖപ്പെടുത്താൻ വിസമ്മതിക്കുന്ന ഒത്തിരിയേറെ യുവാ യുവത്വങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പൊ അവര് ഞാനെന്തിനാണ് വോട്ട് ചെയ്യുന്നത്
സ്പീക്കർ 1 ഈ രാജ്യത്ത് ഞാനെന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നിസ്സാരമായി തള്ളിക്കളയുന്ന ഒത്തിരി ഒത്തിരി യുവത്വങ്ങൾ കുട്ടികൾ നമുക്കിടയിലുണ്ട്. നമുക്കിപ്പോ പുത് പുതുതലമുറയാകുമ്പോൾ

സ്പീക്കർ 2 അതെ അതെ തീർച്ചയായും ഇനി പറയുന്നതാകാര്യത്തില് അതായത് നമ്മടെ യുവാക്കള്
സ്പീക്കർ 2 അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലൊരു ആഹ് സമ്മതിതാ
സ്പീക്കർ 2 അവകാശം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മക്ക് കൂടുതലായിട്ട് അറിയുമ്പോ അല്ലെങ്കി അതിൻറെ ഒരു ചരിത്രംമെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് അവർക്ക് ഇതിനോടൊരു

സ്പീക്കർ 2 ഇപ്പം നമ്മള് പറയുവാണെങ്കിൽ നമുക്കൊരു അവകാശമുണ്ട്.

സ്പീക്കർ 2 അല്ലെങ്കി ഇന്നത്തെ തലമുറ എത്രത്തോളം നിസ്സാരമായി നോക്കിക്കാണുന്നു എന്നു പറയുന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പം മീനു പറഞ്ഞത്.

സ്പീക്കർ 2 വോട്ട് ചെയ്യാനോ അല്ലെങ്കി ഒരു ഇലക്ഷനോ ഒരു തെരഞ്ഞെടുപ്പിനെ സമയത്തൊന്ന് അഹ് വോട്ട് ചെയ്യാനൊന്നും പോകാറില്ല.
സ്പീക്കർ 2 കാരണം അവരെ ചിന്തിക്കുന്നേ ഞാനിപ്പോ ഒരു ഗവൺമെൻറ് രൂപീകരിച്ചാൽ അല്ലെങ്കിസർക്കാരിനെ ഞാൻ

സ്പീക്കർ 2 എന്താണ് അയാ എനിക്ക് കിട്ടുന്നൊരു അഹ് ഒരു ഗെയിൻ അല്ലെങ്കി ഒരു ബെനഫിറ്റ് എന്താണെന്ന്
സ്പീക്കർ 2 മനസ്സിലാവാൻ ആ ഒരു രീതിയിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന മറിച്ച്

സ്പീക്കർ 2 നമ്മളെല്ലാവരും ഒരു ആഹ് ഗവൺമെന്റിലേക്ക് അതുപോലെ തന്നെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈയൊരു പ്രക്രിയ തന്നെ ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. അപ്പോ അതുകൊണ്ടുതന്നെ
സ്പീക്കർ 2 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നും അതിനെക്കുറിച്ചുള്ള നമ്മുടെ യുവാക്കൾക്കിടയിലൊള്ളൊരു
സ്പീക്കർ 2 ഒരു ആഹ് ഒരു ബോധവൽക്കരണ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.

സ്പീക്കർ 1 ഏഹ് വളരെയധികം വർദ്ധിച്ചുവരികയാണ്.തെരഞ്ഞെടുപ്പ് നമ്മൾ രേഖപ്പെടുത്തുന്നത് നമ്മടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മടെ രാഷ്ട്രീയമെന്നു പറയുന്ന നമ്മടെ അഭിപ്രായമാണ്.

സ്പീക്കർ 1 പലപ്പോഴും മാറാറുണ്ട് മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ ആഹ്

സ്പീക്കർ 1 ന്ന് വെച്ചാൽ ആഹ് അവർക്ക് അവർടെ വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള കക്ഷികളെ കുത്തിക്കുക എന്നതടക്കം ഒത്തിരിയേറെ ഏഹ് കള്ള കള്ള
സ്പീക്കർ 1 കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് വോട്ടിംങ് എന്നൊരു സംവിധാനത്തിൻ്റെ മറവിൽ.
സ്പീക്കർ 2 അതെ മീനു പറഞ്ഞതിൽ എനിക്കൊരു കാര്യം കൂടി ഇതിനാത്ത് പറയാനുള്ളതെന്ന് പറയുന്നേ
സ്പീക്കർ 2 നമുക്കിത് ക്ലാസ്സില് അതായത് ഏറ്റവും താഴ്ന്ന ലെവലിൽ തൊട്ടുളെ

സ്പീക്കർ 2 ആഹ് സ്കൂളുകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അല്ലെങ്കി അതുപോലുള്ള എല്ലായിടത്തും
സ്പീക്കർ 2 ഈയൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന്റെ ആഹ് ഒരു ആഹ് നല്ലൊരു ഘടകം
സ്പീക്കർ 2 അതല്ലെങ്കി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ് ആ അവകാശത്തെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ബോധവാന്മാരാക്കണം എന്നുള്ള രീതിയില്
സ്പീക്കർ 2 നമുക്ക് പറയാം ആഹ് പ്രാഥമിക വിദ്യാഭ്യാസം മേഖലകൾ മുതല്
സ്പീക്കർ 2 അങ്ങനെ എല്ലാവരിലും അപ്പോ അങ്ങനെ വരുമ്പോ വരും തലമുറയ്ക്ക് ഇതിൻറെ ഇതിനോടുള്ളൊരു

സ്പീക്കർ 2 ഒരു ആഹ് ചേരാ യ്മ അല്ലെങ്കിലുള്ളൊരു ആഹ് ഇത് അവർക്ക് മാറിക്കിട്ടുകയും
സ്പീക്കർ 2 അതുപോലെതന്നെ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നെ ആ ഒരു വല്യ ഒരു ഘടകത്തിലേക്ക് പങ്കെടുക്കുകയും അതിൻറെ ഭാഗമായിട്ട്
സ്പീക്കർ 2 ആഹ് നാളെ അല്ലെങ്കി ഇതെൻറെ ഒരവകാശമാണെന്നും ഇതെനിക്കു വേണ്ടി ആഹ് എൻറെ ഭരണഘടന അല്ലെങ്കി എൻറെ ഭരണഘടന എനിക്ക് തരുന്നതാണെന്നും
സ്പീക്കർ 2 അവർ അവകാശം ഞാൻ വേണ്ടാന്ന് വെക്കണ്ടാന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
സ്പീക്കർ 2 ഇവർക്കതുപോലെ തന്നെ മനസ്സിലാവുകയും ഈ ഒരു മനസ്സിലായ ഇതിന്റെ
സ്പീക്കർ 2 ഭാഗമായിട്ട് ആഹ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിലേക്ക് കുറേ യുവാക്കൾ വരുകയും അതുപോലെതന്നെ
സ്പീക്കർ 2 ഒരു രാജ്യത്തിൻറെ ഏറ്റവും വല്യ ഘടകമാണെന്നും അതുപോലെതന്നെ
സ്പീക്കർ 2 ഞാനിവിടെ ഇലക്ഷൻ ഞാനിവിടെ ആഹ് തെരഞ്ഞെടുപ്പ് രേഖപ്പെടുത്ത് അല്ലെങ്കി തെരഞ്ഞെടുപ്പിൽ എൻറെ വോട്ട് രേഖപ്പെടുത്തിയില്ലായെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്ത

സ്പീക്കർ 2 എല്ലാ ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു കാര്യം അവരെ നോക്കി കാണുന്നത് വളരെ മോശമായ രീതിയിൽ കൊണ്ടാണ് ഞാനിപ്പോ അല്ലെങ്കി ആഹ് എൻറെയൊരു സമ്മതിതാ അവകാശം നൽകി ഇല്ലായെങ്കിൽ
സ്പീക്കർ 2 എന്താണിവിടെ സംഭവിക്കുന്നെ എന്നുപറയുന്ന ആ ഒരു ചിന്ത. ആ ഒരു ചിന്ത ന മ്മക്ക്എടുത്തുമാറ്റാൻ സാധിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു കുറേ തരത്തിലുള്ള
സ്പീക്കർ 2 ഓരോ പരിപാടികളും അതുപോലെതന്നെ സെമിനാർസ് ഒക്കെ നമ്മൾ കണ്ടക്ട ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചുള്ളൊരു ബെനഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ.

സ്പീക്കർ 1 ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതുമുതിർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുതൽ അറിയുകയും പിന്നെ കുട്ടി പാർലമെൻറുകൾ പോലുള്ള കുറേ
സ്പീക്കർ 1 കുറേ അധികം കുട്ടികളെ ബോധവൽക്കരിക്കാനാവുന്ന കാര്യങ്ങൾ നടത്തുകയും ചെയ്യണം. പിന്നെയവൻ്റെ ആഹ് പിന്നീട് അവൻ പതിനെട്ട് വയസ്സാകുമ്പോൾ അവനവൻ്റെ സംവിധാന സമ്മതിദാനാവകാശം
സ്പീക്കർ 1 രേഖപ്പെടുത്താൻ പോകുമ്പോൾ അവനത് ഏഹ് പരിചിതവും എന്തുകൊണ്ടവനത് ചെയ്യുന്നു എന്ന് അവനത് തിരിച്ചറിയാൻ പറ്റും. ആഹ് എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവമാണ്
സ്പീക്കർ 1 ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് വോട്ട് രേഖപ്പെടുത്താൻ പോയപ്പോൾ ഞാൻ വളരെയേറെ ഭയന്നിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്തിനാണ് ചെയ്യേണ്ടത്?
സ്പീക്കർ 1 എന്തുകൊണ്ടാണ് പോലീസുകാർ നിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ ഭയന്നിരുന്നു എന്തോ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഞാൻ നേരെ പോയി എനിക്ക് താല്പര്യമുള്ളൊരു രാഷ്ട്രീയ കക്ഷിക്ക്

സ്പീക്കർ 1 ഒരു പതിനെട്ട് വയസ്സുള്ള കുട്ടിക്ക് ആദ്യത്തെ വോട്ട് മുതലതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം വന്നത് നമ്മളെ ഏഹ് രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥ എന്ത് മനോഹരമായ തീരും.
സ്പീക്കർ 1 വേറൊന്നു കൂടി ചേർക്കേണ്ടത് ഇലക്ഷൻ ക്യാമ്പയിനുകൾ ആണ് അവര് ഇലക്ഷന് ആഹ് പുറത്തിറക്കുന്ന ക്യാമ്പയിനുകൾ ഒരിക്കലും ആഹ് അവരെന്തു ചെയ്യാൻ പോകുന്നു അവരെന്തു ചെയ്തു എന്നതിനെപ്പറ്റി ആവുന്നതിനേക്കാൾ കൂടുതലധികം
സ്പീക്കർ 1 മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുക എന്നത് ഏഹ് ഞാൻ ശ്രദ്ധിക്കുവാരുന്നുണ്ട്. ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്നൊരു കാര്യം സുതാര്യമാവണമെങ്കില് അല്ലെങ്കിലാരോഗ്യപരമാവണമെങ്കിൽ
സ്പീക്കർ 1 വൃത്തിയായ ക്യാമ്പയിനുകളും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായൊരു വിശകലനവും വേണ്ട ഒന്നാണ്. അതുപോലെതന്നെ രാഷ്ട്രീയം എന്ന ഒരു മനുഷ്യൻ്റെ അഭിപ്രായത്തെ
സ്പീക്കർ 1 വളരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് എന്നത് അപ്പൊ അതിനെ അതുപോലെ ഗൗരവമായ രീതിയിൽ നോക്കി കാണേണ്ടതുണ്ട്.
സ്പീക്കർ 2 മീനു പറയുന്ന ആ ഒരു ആ ഒരു കാര്യത്തിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു.
സ്പീക്കർ 2 ഇതില് നമ്മുടെ ഒരു ആഹ്
സ്പീക്കർ 2 നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് കുറച്ചുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് നമക്ക് കാൺമതിൽ അല്ലെങ്കി നമുക്ക് വരണ പ്രസ്ഥാനത്തിലിരിക്കുന്ന ആരെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാനുള്ള ഒരവകാശമാണ്.
സ്പീക്കർ 2 മൂന്ന് തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഈയൊരു തെരഞ്ഞെടുപ്പ് എന്നുപറയുന്ന പ്രക്രിയ നടക്കുന്ന രാഷ്ട്ര മൊത്തമായിട്ടും അല്ലെങ്കി ഒരു സംസ്ഥാനമായിട്ടും പിന്നെ മൂന്നാമത് പഞ്ചായത്ത്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തു ലെവൽ ഇലക്ഷൻ അങ്ങനെ മൂന്നുതരത്തിലുള്ള
സ്പീക്കർ 2 ആഹ് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്.
സ്പീക്കർ 2 അതെ മൂന്ന് തെരഞ്ഞെടുപ്പിലും ആഹ് ഒരു പതിനെട്ട് വയസ്സായ ഒരാൾക്ക്
സ്പീക്കർ 2 ആ മൂന്ന് തെരഞ്ഞെടുപ്പും അല്ലെങ്കി ആ മൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുപ്പ് എന്നുപറയുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ അവലെന്ത്

സ്പീക്കർ 2 ഒരു എല്ലാ അഹ് എല്ലാതരത്തിലുള്ള ഗുണവും അതുപോലെതന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോ

സ്പീക്കർ 2 തെരഞ്ഞെടുപ്പാണെങ്കിൽ ആ ഒരു അതിൻറെയൊരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ എത്തുകയുള്ളൂ അല്ലാതെയിപ്പോ നമ്മളൊരാളെ പോയി ആഹ് നമ്മളിപ്പോ കണ്ടു
സ്പീക്കർ 2 അല്ലെങ്കി ആഹ് ഓക്കേ ഞാൻ എലെക്ഷന് പങ്കെടുക്കാൻ പോവാണ് ഞാൻ കഴിഞ്ഞപ്രാവശ്യം അവിടെയാണ് കുത്തിയത് ഇപ്രാവശ്യം രണ്ടാമത്തെ കോളത്തിൽ കുത്താം അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് ആ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന ഒരു കാലത്തിനോട് തന്നെ

സ്പീക്കർ 2 ഞാനെന്തു മാറ്റം സൃഷ്ടിക്കുമെന്നും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മള് വിചാരിക്കുമ്പോ അല്ലെങ്കി നമ്മള് ചെയ്യുമ്പോ മാത്രമാണ് തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടുള്ള
സ്പീക്കർ 2 ആ ഒരു അഹ് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് തെരഞ്ഞെടുപ്പെന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
സ്പീക്കർ 1 അതേ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു പ്രക്രിയയാണ് താങ്കൾ താങ്കൾക്ക് താല്പര്യമുള്ളയൊരാഷ്ട്രീയകക്ഷി കക്ഷികളെ

സ്പീക്കർ 1 പ്രലോഭിപ്പിക്കുന്നത് പല രീതിയിൽ പ്രലോഭിപ്പി പ്പിക്കുന്നതുണ്ട്. ചിലർക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്നു ചിലർക്ക് പൈസ കൊടുക്കുന്നു ചിലരല്ലെങ്കിൽ അവർടെ ചിന്തകളെയൊക്കെ
സ്പീക്കർ 1 വളരെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ ആഹ് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മടെ
സ്പീക്കർ 1 ഒരു പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പില് പോലും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ഹിതൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ്.
സ്പീക്കർ 1 നമ്മളെ നാട്ടില് ആഹ് ഒരു വ്യക്തിയവൻ്റെ സമ്മതിദാനവകാശം അവനു മദ്യം വാങ്ങിക്കൊടുത്താൽ ആഹ് കൊടുക്കുന്ന ഒന്നായി മാറുന്നുണ്ട് ഇക്കാലത്ത്.
സ്പീക്കർ 1 പക്ഷേ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടടുക്കുന്ന ഈ ഇ കാലയളവിലും ഇതൊക്കെ സംഭവിക്കുന്നു എന്നത് വളരെ അവിശ്വസനീയമായ ഒന്നാണ്. ഇപ്പൊ കോളേജിൽ
സ്പീക്കർ 1 ഏഹ് കലാലയ ഇലക്ഷനുകളിലാണെങ്കിലും താങ്കൾക്ക് വ്യക്തമായ ആഹ് രാഷ്ട്രീയ അനുഭാവമുള്ള പാർട്ടിയോട് ഏഹ് മറ്റുള്ള കുട്ടികൾക്കും
സ്പീക്കർ 1 അനുഭാവമുണ്ടാവാൻ വേണ്ടി അവരോട് സംസാരിക്കാം ആരോഗ്യപരമായ രീതിയിൽ സംസാരിക്കണം അതിനുപകരം മറ്റുള്ള പാർട്ടിയെ വിളിച്ചു കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്കിതുപോലെ ഏഹ്

സ്പീക്കർ 1 ആഹ് കൊടുക്കുന്നത് എന്ന് ഇന്നും എനിക്ക് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അതുമാത്രവല്ല കുട്ടികൾപോലും ഒരു കലാലയത്തിലൊരു ഇരുപത്തി മൂന്ന് അല്ലെങ്കി ഇരുപത്തി രണ്ട് വയസ്സായ
സ്പീക്കർ 1 വിദ്യാർത്ഥികൾ പോലും ഇന്നും ഏഹ് ഈ ഈ ഉയർന്നു ചിന്തിക്കുന്ന കാലഘട്ടത്തിലും ആഹ് ഇതിന് അടിമകളാകുന്നുണ്ട് എന്ന് എങ്കിൽ അല്ലെങ്കില് ആഹ്
സ്പീക്കർ 1 അതിനായി അവര് അവര് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുവെങ്കിൽ ഇനി നമ്മളില ആഹ് ലോകത്തിൻ്റെ അല്ലെങ്കി രാജ്യത്തിൻ്റെ വളർച്ചയെങ്ങോട്ടാണ്? കാരണം
സ്പീക്കർ 1 ആഹ് നൂറിലൊരാളെങ്കിലുമങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അയാൾക്ക് നാളെ പത്തു പേരെ ആഹ് പ്രചോദിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അവ അയ അയാളുടെ വഴിയിലേക്ക് ആക്കാൻ പറ്റും.
സ്പീക്കർ 1 അപ്പൊ നമ്മള് ആഹ് ആഹ് തെരഞ്ഞെടുപ്പ് സംവി സംവിധാനത്തെ നോക്കിക്കാണുന്ന രീതിയിൽ പൂർണ്ണമായൊരു പൊളിച്ചു പണി എന്നുമാവശ്യമാണ്. താങ്കൾക്കെന്തു തോന്നുന്നു?
സ്പീക്കർ 2 ആഹ് തീർച്ചയായിട്ടും അപ്പം ഈ മീനു പറഞ്ഞ പോലെ അഹ് ഈ തെരഞ്ഞെടുപ്പിൽ മദ്യം കൊടുക്കുന്നു അതുപോലെതന്നെ
സ്പീക്കർ 2 തെരഞ്ഞെടുപ്പില് ആഹ് പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമമനുസരിച്ചൊരു

സ്പീക്കർ 2 ഒരു തെറ്റാണെന്നും അത് ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണെന്നറിഞ്ഞിട്ടുപോലും

സ്പീക്കർ 2 അവരത് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ അഹ് ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ആയിട്ട് ഞങ്ങളുടെയൊരു അഹ് ഒരു അഹ് ഇലക്ഷന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് കൂടുതൽ ആയിട്ട് വോട്ട് ഷെയർ ലഭിക്കുമെന്ന് പറയുന്ന ആ ഒരു
സ്പീക്കർ 2 അതു മാറ്റി എല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു അഹ് ഇന്ത്യൻ ഭരണഘടനയുടെ
സ്പീക്കർ 2 അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെതന്നെ നടന്ന അല്ലെങ്കിലോരു ഓരോ പ്രവർത്തനങ്ങളിലും എല്ലാ തരത്തിലുള്ള ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മോണിറ്റർ ചെയ്യാനും
സ്പീക്കർ 2 അതുപോലെതന്നെ കാര്യങ്ങളുമെല്ലാം നോക്കികാണും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോളും നമ്മുടെ രാജ്യത്ത്

സ്പീക്കർ 2 നമ്മുടെ അഹ് സർക്കാര് അതുപോലെതന്നെ എല്ലാ അഹ്
സ്പീക്കർ 2 ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലും നിൽക്കുന്ന ആൾക്കാര് ഇതിനെയൊക്കെ കൂടെ നിൽക്കുന്നുവെന്നും ഇതിലുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കി ഒരു ഭരണ
സ്പീക്കർ 2 കൃഷി ആയിട്ട് നിക്കുന്ന അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു തരത്തിലുള്ള വോയിസും കൊടുക്കാതെ ബാക്കിയെല്ലാവർക്കും ബാക്കിയെല്ലാവരും നിശബ്ദരാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.

സ്പീക്കർ 2 ആ ഒരു ചിന്ത അല്ലെങ്കി ആ ഒരു ഘടകത്തിലേക്ക് നമുക്ക് വേർതിരിക്കണമെങ്കിൽ അല്ലെങ്കി നമ്മളതിനെ ഉൾക്കൊള്ളാൻ
സ്പീക്കർ 2 നമുക്ക് അതിനെതിരെ ഒരു ഒരു ഫൈറ്റ് നടത്താണമെങ്കിൽ നമുക്കിത്
സ്പീക്കർ 2 പ്രാഥമിക തലത്തിൽ തന്നെ ഇതിൻറെ ഒരു മഹത്വം അല്ലെങ്കി ഈയൊരു ഇലക്ഷൻ എന്നുപറയുന്ന കാര്യത്തിന്റെ ഇംപോർട്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയാലെ നമുക്കതു മനസ്സിലാവുക.

സ്പീക്കർ 2 നാളെ ഇപ്പം അഹ് മീനു പറഞ്ഞ പോലെ തന്നെ
സ്പീക്കർ 2 ഇപ്പം ഒരു കുറച്ചു പൈസ എനിക്കയാള് തന്നു. എനിക്ക് അയാള് 1000 രൂപ തന്നു. മറ്റവൻ അഞ്ഞൂറാണ് തന്നത് സൊ ഞാൻ ആയിരം രൂപ
സ്പീക്കർ 2 തന്നയാൾക്ക് ഞാൻ എലെക്ഷന് വോട്ട് ചെയ്യുവൊള്ളൂ എന്നുപറയുന്ന ആ ഒരു രാഷ്ട്രീയം
സ്പീക്കർ 2 അതാണ് നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രീയം ഇപ്പം നിലവിലൊരു അറുപതു ശതമാനം ആൾക്കാരുള്ള രാഷ്ട്രീയം അതാണ്.
സ്പീക്കർ 2 ഇപ്പം ഈയൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ

സ്പീക്കർ 2 പഞ്ചായത്തില് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ നടന്നപ്പോ അവിടെ അഹ്

സ്പീക്കർ 2 പുള്ളി ഇവിടെ വന്നിട്ട് കുറെ വീട്ടില് കുറേ പൈസ കൊടുത്തു

സ്പീക്കർ 2 ഇത്രയും മാത്രമാണ് എനിക്ക് അയാള് നോക്കുന്ന ഒരു മെറിറ്റ്സ് സൈഡ് അയാള് ഒരു പഞ്ചായത്തിൽ ഭരിക്കുമ്പോ എന്തൊക്കെ മാറ്റങ്ങൾ അയാള് കൊണ്ടുവരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം

സ്പീക്കർ 2 ഇതുപോലെയുള്ള തരത്തിലുള്ള എങ്ങനെയെങ്കിലും അതികാരം കിട്ടി ആ അധികാരത്തിൽ ഇന്ന് എനിക്ക് എത്രത്തോളം നഷ്ടമായി ആ നഷ്ടം എല്ലാം തിരിച്ചു പിടിക്കാൻ ആയിട്ട് അധികാരം വേണമെന്ന ചിന്ത മാത്രമാണ്
സ്പീക്കർ 2 ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യത്തിലും നമുക്കിവിടെ നോക്കി കാണാനാവും.
സ്പീക്കർ 1 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ആഹ് കാരണം ആഹ് ഒരു വ്യക്തിയവൻ സംവിധായ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോ അവന് മഹത്തായൊരു സ്വാതന്ത്ര്യമാണവിടെ

സ്പീക്കർ 1 അവൻ്റെ കയ്യില് കിട്ടുന്ന വല്ല്യ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുവകാശം കാണും ആഹ് ഇലക്ഷന് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് സമ്മതിദാനവകാശം രേഖപ്പെടുത്തുന്നതിന്. അത് അവൻ
സ്പീക്കർ 1 ഒരു രാജ്യത്തായിരിക്കുമ്പോളവൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൗത്യമാണ് ഏഹ് സമ്മതിദാന അവകാശം ആഹ് രേഖപ്പെടുത്തുക എന്നത്.ഇപ്പൊ
സ്പീക്കർ 1 ഒരു പൗരനായിരിക്കെ ചെയ്യേണ്ട ഏറ്റവും വല്ല്യ കടമ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള തലമുറകളെ കുറിച്ച് അത് ബോധവൽക്കരിക്കുകയും കൂടെ നമ്മടെ സുഹൃത്തുക്കളെപ്പോലും
സ്പീക്കർ 1 പറഞ്ഞ് മനസ്സിലാക്കണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി ആരോഗ്യപരമായ ഇലക്ഷനുകളിനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേയുള്ളൂ നന്ദി.